ഇയാക്ക് സുഖമാണോ അതെ എനിക്ക് സുഖമാണ് താങ്കൾക്ക് സുഖമാണോ സുഖായിരിക്കുന്നു താനിപ്പോ എന്ത് ചെയ്യുവാ ഞാനിപ്പോ വെറുതെ ഇരിക്കാണ് താങ്കളിപ്പോ എന്ത് ചെയ്യുന്നു

ആണോ താങ്കളേപ്പോ തെരക്കിലാണ്‌ എന്തിരുന്നാലും താങ്കളോടൊരു കാര്യം ചോയിക്കട്ടെ

ഒര് തെരക്കൊക്കെ ഒള്ള ഒരാളെന്ന സ്ഥിതിക്ക് താങ്കൾ താങ്കൾക്ക് കിട്ടുന്ന അഹ് വെറുതെ ഇരിക്കുന്ന സമയത്ത് താങ്കളെന്തൊക്കെയാണ് ചെയ്യാറ് ഞാനിപ്പോൾ പച്ചക്കറി വീടുകളിൽ വീട് നട്ടുപിടിപ്പിക്ക എനിക്ക് കൊറച്ച് സ്ഥലമുണ്ട് വീട്ടിന് ചുറ്റും അപ്പൊ അതിനു ചുറ്റും ഞാനിങ്ങനെ പച്ചക്കറി എൻറെത് Main ആയിട്ടുള്ളരു ത്ൻറെരു Hobby ആയിട്ട് ഞാൻ അതായത് താങ്കൾ താങ്കളുടെ അഹ് ത താങ്കൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് താങ്കൾക്ക് വീടിനു ചുറ്റും പച്ചക്കറി തൈകൾ നട്ടുപിടിപ്പിക്കുവാണ് ചെയ്യുന്നത് താങ്കൾ കൃഷി അത്രക്ക് ഇഷ്ടമാണോ അതെ എനിക്ക് ഭയങ്കരമായി ഇഷ്ട്ടമാണ് എൻറെ അച്ഛനും അമ്മയും അവരും ഇതി ഇതിലൂടെയാണ് വളർന്ന് വന്നത് അപ്പോൾ എനിക്കും അവര് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ അതിന്നൊട് എനിക്കൊരു

താങ്കളുടെ അച്ഛനും അമ്മയും കൃഷിപ്പണി ചെയ്യുന്നവരാണ് അതോടൊപ്പം താങ്കളും അവരെ കൂടെ ചേർന്നിരിക്കാണ്

താങ്കൾ കൃഷിയിൽ വന്നതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ

വീടിൻ കൊറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഞങ്ങക്ക് വീട്ടാവശ്യത്തിന് ഉള്ള സാധനങ്ങളു ഉണ്ടാക്കാറുണ്ട് പിന്ന അത് പുറമായിട്ട് ഞങ്ങൾ അഹ് കടകളിൽ ഈ മറ്റേ ചന്തപോലുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ കൊണ്ടുപോയി

അതായത് താങ്കൾ വീട്ടിൽ കൃഷി ചെയ്യുന്ന ഈ ഒരു അഹ് പച്ചക്കറികൾ തൻക്ക് വീട്ടാവശ്യത്തിനും പുറ അത് അതിനുപരിയായിട്ട് തൻക്ക് പുറത്ത് വിൽക്കുന്നതിനും സാധിക്കുന്നുണ്ട് അതിനു മാത്രം തൻക്ക് വിളവ് ലഭിക്കുന്നുണ്ട് അല്ലെ

കൂടുതലായിട്ട് ഞങ്ങൾ ജൈവവളങ്ങളാണ് Use ചെയ്യുന്നത് അഹ് Chemicals use ചെയ്യാറില്ല കൂടുതലും ജൈവവളങ്ങളാണ് രാസവസ്തുക്കൾ Use ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാട് പ്രശ്നങ്ങളിന്നി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് താങ്കൾക്ക് അറിയാലോ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോചിക്കുന്നു ജൈവവളം ഉപയോഗിച്ച് താങ്കൾക്ക് ഇത്രയും വിളവ് ലഭിക്കുന്നു എന്നുള്ളതിൽ അതിശയം തോന്നുന്നു അതോടൊപ്പം താങ്കൾ ഒട്ടും തന്നെ രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ തീർച്ചയായിട്ടും അഭിമാനം തോന്നുന്നു ഈ രാസവളങ്ങൾടെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലമാണ് ഇപ്പോൾ ഭക്ഷ്യ വിഷബാധയും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് നമ്മളിന്ന് കടകളിൽ നിന്നും വാങ്ങുന്ന പച്ചക്കറികളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിൽ മായം കലർന്നിരിക്കുന്നു അതോടൊപ്പം ത

ഇത് ന നമുക്ക് ദീർഘകാലയളവിൽ നമുക്ക് മറ്റ് ആരോഗ്യപ്രശ്നങ്ങൾ ഒരുപാടുണ്ടാക്കുന്നതുമാണ് ഇങ്ങനെയുള്ളൊരു ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ താങ്കൾ ജൈവവളം മാത്രമുപയോഗിച്ച് കൊണ്ട് കൃഷി ചെയ്യുന്നത് തീർച്ചയായിട്ടും അഭിമുഖികരിക്കാ നു നൽകുന്ന ഒരു കാര്യമാണ് അതെ ഇപ് ഉം ഇയാളൊന്നും ചെയ്യാറില്ല ഇങ്ങനെ കൃഷി പോലുള്ള കാര്യങ്ങളോടൊന്നും താൽപ്പര്യമില്ലെ

എന്നാൽ താങ്കളൊന്ന് ശ്രമിച്ചൂടെ ഇതിലൊട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അഹ് മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളും എങ്കിലും നമുക്കെടുക്കാമല്ലോ അതെ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും പരീക്ഷിച്ചു നോക്കുന്നതണ് വെട്ടിന് ചുറ്റും സ്ഥലമുണ്ട് അതോടൊപ്പം Terrace ലും കൊറച്ച് സ്ഥലമുണ്ട് ഇവിടെ ഒന്ന് പച്ചക്കറി കൃഷി ചെയ്ത തുടങ്ങാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്

താങ്കൾ വീട്ടിനു ചുറ്റും കൃഷി നടത്തുന്നു എന്ന് പറഞ്ഞല്ലോ താങ്കളേപ്പോഴൊക്കെയാണ് ഈ കൃഷി പരിപാലിക്കാനായിട്ട് ഇറങ്ങുന്നത് കൂടുതലും വൈ വൈകുന്നേരം സമയങ്ങളിലാണ് ചെയ്യ്ന്ന ചെയ്യാറുള്ളത് രാവിലെ ഒര് ഒരിക്കെ വെള്ളൊക്കെ ഒഴിച്ച് കഴിഞ്ഞ പിന്നെ വൈകുന്നേരമായിരിക്കും ഒര് ഒക്കെ വെയിലൊക്കെ തണുത്തിട്ടയിരിക്കും പിന്നെ പിന്നീട് ചെയ്യാറ്

ഇല്ല അതിൻറെ അവശ്യോന്നുല്ല നമുക്ക് ഒര് സമയമുണ്ട് ആ സമയത്ത് മാത്രം നമ്മള് ചെയ്ത മതി തീർച്ചയായിട്ടും അത് വളരെ നല്ല ഉപയോഗപ്രദമായ കാര്യമാണ് നമ്മളതിനെ ശ്രദ്ധിക്കണം എന്നാണ് ഒരു പരിവം ആയിക്കഴിഞ്ഞൽ പിന്നെ അതിന് അഹ് എപ്പഴും കൂടെ ഒണ്ടാകണം എന്നില്ല ഒരു പരിവം ആയിക്കഴിയുമ്പോ അതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കൃത്യ സമയത്തിന് ചെയ്ത കൊടുത്താൽ അഹ് നമുക്കാവശ്യമുള്ള നല്ല വിളവുകൾ തന്നെ അത് നമുക്ക് തരുന്നതായിരിക്കും തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ കരുതിയിരുന്നത് പോലെ ഇപ്പോഴും അതിൻറെ കൂടെ ഇരുന്ന് പരിപാലിക്കണമെന്നില്ല എന്നാൽ ഒര് വളർച്ച എത്തിക്കഴിയുമ്പോൾ അതിനെ തീർച്ചയായിട്ടും ആ ചെടികൾ അതിൻറെതായ അഹ് ഇതിൽ വളർന്ന് വരുകയും പിന്നീട് വിളവ് പുറ തരുന്നതുമായിരിക്കും അല്ലെ അതെ അതെ നമ്മളിപ്പോ ഒരു എക് ഞാനൊരു Example പറയുന്നതായിരിക്കും ഈ കീര നടുക എന്നതായിരിക്കും ഞാനിപ്പോ പറയുന്നത്

കിരക്ക് ആ ഇതിന് വെ വെള്ളത്തിൻറെ നനവ് ഉണ്ടെങ്കി മാത്രമേ അതിന് മൊളക്ക് വരാൻ പറ്റാത്തൊള്ളൂ അപ്പോം ആ കിരക്ക് അഹ് കിര വിത്തിന്

ബുദ്ധിമുട്ടാണ് ഈ വയല് വല്യ വല്യ വയലുകളാണെങ്കിലും നമ്മള് കോരിയാണ് ഒഴിക്കാറ് ഇപ്പത് വീടുകളാണെങ്കി നമുക്കത് Pipe ഒണ്ട് Pipe നമുക്ക് വെള്ളം പിടിച്ച് ഒഴിക്കാം അത്പോലെ അത് ഇങ്ങനെ നാല് നേരം ഒഴിക്ക് ക അത് കഴിഞ്ഞ് ചെറിയ തൈകൾ ആകുന്ന സമയത്തും നമ്മൾ അഹ് കൊറച്ചും കൂടെ ഇതുപോലെ നാല് നേരം വെള്ളമൊഴിക്കേണ്ടതുണ്ട് അപ്പഴേ കൊറച്ചും കൂട പൊങ്ങി വരത്തൊള്ളൂ അത് കഴിഞ്ഞ് അതിന് ശേഷം അതിന് ഒരുപാട് കീടാണുക്കൾ വരാനുള്ള സാഹചര്യങ്ങളൊണ്ട് ആ സമയത്ത് നമ്മൾ Champer പോലുള്ള വം വളങ്ങളിട്ടുകൊടുത്താൽ അതിൻറെ ദേഹത്ത്

അതായത് താങ്കൾ പറയുന്നത് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിന്നും വരുന്ന ചാരവും ചാരവും മറ്റും നമുക്ക് ജൈവ കൃഷിക്ക് ഉപയോഗിക്കാനുള്ള വളങ്ങളാണ് എന്നാണ് താങ്കൾ പറയുന്നത്

തീർച്ചയായിട്ടും അത് പുതിയോര് അറിവാണ് ഒര് കാര്യം ചോയിച്ചോട്ടെ നമുക്കങ്ങനെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും കിട്ടുന്ന എന്തെല്ലാമാണ് ജൈവവളത്തിനയി ഉപയോഗിക്കാൻ സാധിക്കുക

പുല്ല് പോലുള്ള അഹ് ത്തുക്കളുണ്ടല്ലോ ഒണങ്ങിയ കരിയില ഇതെല്ലം

ഉണങ്ങിയ കരിയില പിന്നെ നമ്മളുപയോഗിക്കുന്ന പച്ചക്കറികളുടെ Waste ചോറ് പോലുള്ള Waste കൾ നമുക്ക് ഇതിൻറെ ഇതിന് ഇട്ട് കൊടുത്താൽ ഇത് തന്നെ നല്ലൊരു വളമായിട്ട് തന്നെ നമുക്ക് Use ചെയ്യാവുന്നതാണ് അതായത് നമ്മളുപയോഗിക്കുന്ന അല്ലെങ്കി നമ്മുടെ വീട്ടിൽ നിന്നും വരുന്ന ആ അഹ് ഭക്ഷണാവശിഷ്ടങ്ങളും അല്ലെങ്കിൽ വീട്ടിന് മുറ്റത്ത് കിടക്കുന്ന കരിയിലകളും പുല്ലുകളും മറ്റും നമുക്ക് കൃത്യമായ ഇടവേളകളിൽ ഇട്ട് അഹ് ചെടികളുടെ ത്താമോ ചുവട്ടിലിട്ടുകഴിഞ്ഞാൽ അത് ഒരു നല്ല ജൈവവളമായിട്ട് നമുക്കുപയോഗിക്കാം എന്നാണ് താങ്കൾ പറയുന്നത്

എന്നാലൊരു കാര്യം കൂടെ ചോദിച്ചിട്ടേ വളം ഇട്ട് കഴിഞ്ഞാൽ ചെടികൾ നന്നായിട്ട് വളരുകളും നല്ല ഫലം പുറപ്പെടുപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നാലി ചെടികളെ ആക്രമിക്കുന്ന പുഴുക്കളും മറ്റ് കീട കീടാണുക്കളും ചുറ്റുമുണ്ടല്ലോ പ്പോ കീടനാശിനികളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തൊക്കെ തരാം ജൈവ കീട നാശികള്കളാണ് നമുക്ക് വീട്ടിൽ നിന്നും ലഭിക്കാ അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്നും വാങ്ങുന്നതിനായാലും ജൈവമായിട്ടുള്ള കീടനാശിനികള് എന്തൊക്കെയാണെന്ന് താങ്കൾക്കൊന്ന് പറയാമോ നമ്മള് കൂടുതലായിട്ടും Use ചെയ്യുന്നത് വേപ്പില തൈലമാണ് വേപ്പില അരച്ചുണ്ടാക്കുന്ന ഒരു തൈലമാണ് അതിലാദ്യം നമ്മള് കൂടുതലും ഈ കരി ഈ ചിടുകൾ എന്നിട്ട് ഈ പച്ചക്കറികളില് വരുന്ന കീടാണുക്കളെ നശിപ്പിക്കാൻ യു കൂടുതലും Use ചെയുന്നത്

താങ്കൾ പറഞ്ഞത് പച്ചക്കറികൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഫലപ്രദതമായ ജൈവ കീടനാശിനിയാണ് വേപ്പില തൈലം

അങ്ങനെ എങ്കിൽ ഈ ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനികൾ തൻക്ക് ഉ ഉണ്ടാക്കുന്നതിനായിട്ട് താങ്കളെ വീട്ടിൽ തന്നെ അഹ് അതായതിത് ഉണ്ടാക്കുന്നതിനിത് തൻക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണോ സാധിക്കുന്നതാണ് അത് അതിനെ ഒന്ന് ആ എലകളെ ഒന്ന് അരച്ചെടുത്ത് അതിനെ Paste രൂപത്തിലാക്കി അതിനെ ഒരു വെള്ളം രൂപം ആക്കി മാറ്റിയ ശേഷം തളിച്ച് Just തളിച്ച് കൊടുക്കുക മാത്രം ചെയ്ത മതി

Okay താ അഹ് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ താങ്കളുപയോഗിക്കുന്ന മറ്റെന്തെല്ലാം ജൈവ കീടനാശിനികളാണുള്ളത് കൂടുതലും ഞങ്ങൾ ഇതുമാത്രമാണ് Use ചെയ്യാറ് വേറെ അതിക്കൊന്നും ചെയ്യാറില്ല നല്ലോണം വെള്ളം ഒഴിക്കാറോണ്ട് പിന്നെ അഹ് ചാമ്പൽ ഈ

അഹ് കീടനാശിനികളാണ് താങ്കളിങ്ങനെ മായിട്ട് ഉപയോഗി

വേറെ എന്തുവാ താങ്കൾ കൃഷിയോട് എങ്ങനെയാണ് അടുപ്പം

അവിടെ കൃഷിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നപ്പോൾമ കൃഷിയുടെ കാര്യാ കൃഷിയു മായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർത്തുകയും മറ്റ് ജോലി സാധ്യതകൾ അന്വേഷിച്ച് മാറുകയും ചെയ്തു എന്നിരുന്നാലും എൻറെ വീട്ടിൽ കോ ചെറിയ ചെറിയ കൃഷി പ്രവർത്തനങ്ങൾ അതായത് പച്ചപ്പ് നിലനിർത്താൻ വേണ്ടി തെങ്ങും മാവും പ്ലാവും അങ്ങനെയുള്ള വല്യ വൃക്ഷങ്ങളും പിന്നീട് ചെറിയ ചെറിയ അഹ് ചെറിയ ചെറിയ പച്ചക്കറികളായിട്ടുള്ള തക്കാളിയും വെണ്ടക്കയുമൊക്കെ

ഇത് നല്ല കിട്ടാറുണ്ടോ തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നം തന്നെയാണ് വിളവെടുപ്പ് വീട്ടിൽ ആവശ്യത്തേക്ക് മാത്രമാണ് കഷ്ട്ടിച്ച് ലഭിക്കുക ഏറ്റോം പ്രധാന പ്രശ്നം കീടനാ കീടങ്ങളും മറ്റ് ജീവികളുമാണ് എറ്റോ അഹ് വിളഞ്ഞ് വരുന്ന വെണ്ടക്കയിൽ പുഴുകുത്തി അത് കേടായിപ്പോകുകയും തക്കാളി പ ഇപ്പോഴും കാക്കകൾ കൊത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കി കീടങ്ങൾ വന്നാക്രമിച്ച് അത് അഴുകി പോകുകയും ചെയ്യുന്നതാണ് ഇതാണ് മെ പ്രധാനമായിട്ടും നേരിടുന്ന പ്രശ്നങ്ങൾ ഇതിനെന്തെങ്കിലും പരിഹാരം താങ്കൾക്ക് നിർദ്ദേശിക്കുവാനുണ്ടോ പരിഹരോന്ന് വെച്ച ഇന്നത്തെ കാലത്ത് കൂടുതലും രാസവസ്തുക്കളുടെ കാരണം ഈ മറ്റ് ജീവ ജന്തുക്കൾക്കുകൂടെ ബാധിക്കപ്പെടുന്നു അത് കാരണം നമ്മൾ കൂടുതലും അതിലോട്ടാണ് ആൾക്കാര് പോയ്കൊണ്ടിരിക്കുന്നത് അഹ് പിന്നെ ഇൻ പഴയ കാലത്തേ ഇത് വെച്ച് നോക്കു ആണെങ്കിൽ അഹ്

ഇതൊണ്ട് ആ Bacteria യും മറ്റ് കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ അതിനെ ഇല്ലാതാക്കുന്ന രാസവസ്തുക്കളാണ് ഇന്ന് നമ്മള് ഈ Factory ൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അത് കാരണം

എല്ലാം പോകുന്നത് പിന്നെ പക്ഷികളുടെ കാര്യം അവർക്കാണെങ്കിലും അവർക്കും കഴിക്കാൻ എന്തെങ്കിലൊക്കെ വേണ്ടേ അതുകൊണ്ടാണ് നമ്മളാരു ആഹാരം തേടി അവര് വരുന്നത് അവർക്കും ഇന്ന് എ നല്ല നല്ലൊരു ആഹാരങ്ങൾ ഇന്ന് അവർക്ക് കിട്ടുന്നില്ല പണ്ടാണെങ്കിൽ ഒത്തിരി നെല്മണികളൊക്കെ കിട്ടുവാരുന്നു ഇന്നത്തെ കാലത്ത് നമ്മടെ വയലോരങ്ങളിൽ നെല്ല് പോലും ഒരുപാട് നേടുന്നില്ല അതിൻറെ കാലങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു ഇന്ന് വേറെ ജോലികളന്വേഷിച്ച് വേറെ രീതിയിൽ പോകുന്നു അതുപോലെ അടുത്ത ഇനി നട്ടാൽ തന്നെ അതിലെല്ലാം രാസവസ്തുക്കൾ ചേർക്കുന്നു ആ രാസവസ്തുക്കൾ ചേർക്കുന്നതിനനുസരിച്ച് ഓരോ ദിവസം കൂടും തോറും കിളികളും മറ്റ് ജീവജാലങ്ങളും ഓരോ ദിവസങ്ങൾ തോറും ചത്ത് പൊങ്ങുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത് പണ്ട് വയലോലക വയലോരങ്ങളിലാണെങ്കിൽ ഒരുപാട് ഞണ്ട്കൾ പോലുള്ള കുഞ്ഞ് കുഞ്ഞ് അഹ് തവള ഇങ്ങനെയുള്ള ഒരുപാട് കാണാമായിരുന്നു എന്നാൽ ഇന്ന്

ഞാൻ പറയുന്ന താങ്കൾക്ക് കേൾക്കവല്ലോ

ഞാൻ കേൾക്കാമോ

താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് വളരെ ശരിയാണ് ഞാനതിനോട് യോചിക്കുന്നു നേരത്തെ താങ്കൾ പറഞ്ഞിരുന്നത് പോലെ രാസവസ്തുക്കളുടെ അമിത ഉപയോഗം മൂലം കൃഷിക്കാർക്ക് മികച്ച വിളവും താ അവരുടെ ക് അഹ് വിളകൾക്ക് അധിക കാലം ഈട് നിൽക്കാൻ സഹായിക്കുന്നുണ്ട് എങ്കിലും മണ്ണിൻറെ അഹ് ഫലപ്രദമായ ആ ഒരു ഫലം നൽകുന്നതിനുള്ള കഴിവും മറ്റും രാസവസ്തുക്കളുടെ കടന്നുകയറ്റം മൂലം നഷ്ട്ടപ്പെട്ടുകൊണ്ടിരിക്കെയാണ് അതോടൊപ്പം താങ്കൾ മണ്ണിലുള്ള അഹ് വിളവിനെ സഹായിക്കുന്ന തരത്തിലുള്ള സൂഷ്മാണുക്കളും മറ്റും രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചത്തുപോകുകയും മണ്ണിൻറെ സ്വാഭാവികമായ വിളവ് നൽകുന്നതിനുള്ള കഴിവ്കള് നശിക്കുകയും ചെയ്യുന്നു

അതോടൊപ്പം താങ്കൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ മറ്റ് ഈ പാടങ്ങളെയും മറ്റും അല്ലെങ്കില് ഈ കൃഷി സ്ഥലങ്ങളെയും അനുബന്ധിച്ച് അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന പല ജീവികളും ഇന്ന് വംശനാശത്തിൻറെ വക്കിലാണ് അതിനെല്ലാം ഒരേയൊരു കരണമേയുള്ളു അമിതമായിട്ടുള്ള ലാഭത്തിനു വേണ്ടി ഇങ്ങനെ പൊറപ്പെടുവിക്കുന്ന അഹ് രാസവസ്തുക്കൾ നിറഞ്ഞു നിൽക്കുന്ന കീടനാശിനികളും വളങ്ങളും രാസ കീടനാശിനികളുമാണ് ഇതിനെല്ലാം മൂല കാരണം

എന്നിരുന്നാലും ഒരു കാരണം ചോദിക്കട്ടെ അമിതമായിട്ടുള്ള വിളവും അതോടൊപ്പം കീടനാശിനികളുടെ ക് കീടങ്ങളുടെ അക്രമണം ചെറുത്തുന്നതിനു വേണ്ടി രാസകീട നാശിനികളും രാസ വളങ്ങളും ഉപയോഗിക്കുന്നത് വഴി കർഷകർക്ക് ലാഭം ലഭിക്കുന്നുണ്ട് എങ്കിലും മറ്റുള്ളവർക്ക് അതയാത്ത ആഹാരമാക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്

ഇതിനെതിരെ എന്തെങ്കിലും തങ്കക്ക് അഹ് പറയാനുണ്ടോ നിർദ്ദേശിക്കാനുണ്ടോ

മാറ്റം വന്നിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനത്തി തന്നെയാണ് വരുന്ന ഓരോ സ്ഥലങ്ങളിൽ തന്നെയാണ് ഞങ്ങളിപ്പോ കൂടുതലും ആഹാരം ഉണ്ടാക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഞങ്ങടെ രോഗങ്ങൾക്കെല്ലാം ഒരു ഒരു കൊറവോണ്ട് അപ്പോ നിങ്ങളും തിരിച്ച് വരണം എന്നാണ് എൻറെ ഒരു ആഗ്രഹം എന്നാലിന്നതേ കാലത്ത് നമുക്കറിയാം നമ്മള് ഒര് കാലം ഓരോ കാലഘട്ടത്തില് അതിൻറെതായ മാറ്റങ്ങള് സംഭവിച്ചോണ്ട് ഇരിക്ക അപ്പം ആൾക്കാര്കൾ ഈ കാലത്തിനോടൊത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാനതികം സാധിക്കത്തില്ല എന്നാലും പരിശ്രമിക്കാം ശ്രമിക്കുക പഴയ കാലത്തിലോട്ട് എന്ന് വെച്ചാൽ ആ ഉം കൃഷി രീതിയിലോട്ട് തിരിച്ച് ചെല്ലുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളു തീർച്ചയായിട്ടും താങ്കളുടെ വിലയേറിയ നിർദേശങ്ങൾക്ക് വളരെയധികം നന്ദി താങ്കൾ ആഹ് മ താങ്കൾ പറഞ്ഞത് പോലെ തന്നെ തീർച്ചയായിട്ടും ഞാനും ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കൃഷിയിലേക്ക് ജൈവവൈവിധ്യങ്ങൾ കൊണ്ടുവരുന്നതിന് തീർച്ചയായിട്ടും എല്ലാവരും ശ്രമിക്കേണ്ടതാണ് അതോടൊപ്പം

അപ്പൊ അതിനെ തിരിച്ച് കൊണ്ട് വരണമെങ്കിൽ നമ്മളുടെ വീടുകൾ ഒന്നുല്ലെങ്കി സ്ഥലമുള്ളിടത്തോ അല്ലെങ്കിൽ Terrace ലോ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കായ് ഫലങ്ങളൊണ്ടാക്കുക അതുപോലെ Market ൽ വിൽക്കാൻ രീതിയിലുള്ള ഫലങ്ങളുണ്ടായി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ അത് ഒരു മാറ്റം വരുത്തുകയും ചെയ്യും രോഗങ്ങളിൽ നിന്നും ഒരുപാട് മുക്തി നേടാനുംകഴിയും തീർച്ചയായിട്ടും മനസിലാക്കുന്നു താങ്കൾ താങ്കൾക്ക് ഈ വിലയേറിയ നിർദേശങ്ങൾക്കൊക്കെ വളരെയധികം നന്ദി നമസ്ക്കാരം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

ഞാൻ ഇവിടെ ആ college ന്റെ front ൽ ഇണ്ട്. ആഹ് എടാ നമ്മടെ ചുങ്കത്തേ, ചുങ്കത്ത് ഇന്ന് ഒരു accident ഇണ്ടായിരുന്നു.

അതെന്തോ police കാര് check ചെയ്യുന്നതിന്റെ ഇടയിൽ മറ്റേ ഒരു ചെറുക്കൻ cut ചെയ്ത bike ആ. എന്നിട്ട് നേരെ പോയിട്ട് താത്താനെ ഇടിച്ചേക്കണു. ഓഹ് ചങ്ങായിയെ. എന്താ ഇപ്പൊ ഇത് daily ഇതന്നെ പരിപാടി. അല്ലെ? accident ആവണ്. ആഹ്ടാ. ഇപ്പൊ നാലഞ്ച് ദിവസമായി full accident ഉം മരണവും.

ആഹ് മറ്റേ വേങ്ങത്ത് മറ്റൊരു accident ഉണ്ടായിട്ടോ. അത് ഒരാളുടെ കാല് ഇതായേക്കണു. കാലിന്റെ ഇതില്ലേ മറ്റേ ankle